recording on ആ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

കുത്തുന്ന ഒരു സ്ഥലം അവിടെ ഉണ്ട് വളരെ വിലക്കുറവിൽ നമുക്ക് tattoo നമ്മുടെ body മ്മെ ചെയ്യാൻ സാധിക്കു അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും തിരിക്കുകയുണ്ടായി hello hello

ആ കേക്ക്ണ്ട് ഇ പറഞ്ഞോ

ഉം വിളിക്കണന്നുല്ലല്ലോ നീ ആ കാണിച്ചിട്ട് നീ tension ആയിപോയി miss ചെയ്യാൻ പറ്റു

ആ ഇപ്പൊ കുഴപ്പില്ല ഹും

ഉം അല്ല ഇനി എന്തൊക്കെ plan ഇനി ഇപ്പോ plus two കഴിഞ്ഞെന്ന് വേണ്ടിയിട്ട് last എന്തെങ്കിൽ പഠിക്കാൻ പോണം plus two കഴിഞ്ഞ് ഇനി ഇപ്പോ എന്താ ചെയ്യുന്നേ നിൻെറ idea പറാ നോക്കുന്നു degree ആ ചെയ്യുന്നെ നല്ലതാ എന്നാ വിചാരിക്കുന്നെ എ degree എടുക്കാം നമ്മുക്ക് എന്തായാലും degree ഇപ്പോ minimum qualification ൽ degree അല്ലെ വരുന്നേ അപ്പോ എന്തായാലും degree തന്നെ എടുക്കാം എന്ന പിന്നെ degree എടുക്കാല്ലേ ഉം degree അപ്പോ main qualification വരുന്നേ എല്ലത്തിലും പണ്ടൊക്കെ plus two അല്ലെ ചോദിച്ചേ ഇപ്പൊ degree ലാ ചോദിക്കുന്നേ

വേറെ ഞാൻ കുറെ course ഒക്കെ നോക്കി അപ്പോ ഏർ ഞാൻ വിചാരിക്കുന്നെ degree ഒരു three years കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെന്തെങ്കിലും course പഠിക്കാം medical coding ഒ HR ഒ അങ്ങത്തേലൊക്കെ എനിക്ക് interest അൻക്കോ ഞാനും അങ്ങനെന്തെങ്കിലും medical field ഒക്കെ നോക്കണം degree complete ചെയ്തിട്ട് നമ്മൾ ൽ പോവാ ആ എന്നിട്ട് വര്ത്ത

എന്നിട്ടെന്താ നമ്മുക്ക് വേരേലും പറയാ ഉം എന്നിട്ടെന്താ അമ്മക്ക് ഫിദ അവരൊക്കെ വിളിക്കനട്ട ഫിദനേം ഷഹലനൊക്കെ ആ എല്ലാരോടും പറയാം എന്തായാലും ചെയ്യണ്ടട്ടോ പഠിപ്പൊന്നും ഇല്ല ഇല്ല അങ്ങനെ എന്തായാലും ചെയ്യില്ല എന്തായാലും ചെയ്യും ഭയങ്കരായിട്ടുള്ള education ഒരു ഭയങ്കര important ആയിട്ടുള്ള കാര്യാ മോളെ top ചെയ്തിട്ടില്ലെങ്കില് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്

ഇന്റെ cousin ൻറെ friend ഉണ്ട്

ആ ടിലു

ആ അൻറെ ഒരു cousin ഉണ്ട് ഓളെ ഒരു ഷഹലാ പറഞ്ഞിട്ട്

ഓൾ ഇതേപോലെ plus two കഴിഞ്ഞിട്ട് ഏർ MLTDMLT എഴുതിയതേ

അതൊരു one year കഴിഞ്ഞ് പിന്നെ ഓൾക്ക് പെട്ടെന്ന് കല്യാണം fix ആയി

ഉം പക്ഷേ അവർ ചെയ്തില്ലായിരുന്നോ എന്നിട്ട് last ഓളെ ആഹ് കല്യാണം കഴിപ്പിച്ച് ആകെ പ്രശ്നമായി കല്യാണം കഴിഞ്ഞ് first ഒക്കെ ഭയങ്കര ഇതെയ്നു പഠിക്കാൻ വിടും എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പോയിലല്ലേ പഠിക്കാൻ

family പ്രശ്നായിട്ട ആ family പ്രശ്നായിരുന്നു ആ പിന്നൊന്നിനും പിന്നെ ഇനി പോയിട്ടുണ്ടാവില്ല അല്ലെ ഉം അങ്ങനെ ഏർ പറയണ കേൾക്ക് അങ്ങനെ last എന്താക്കി ഓളെ ഏർ ഓക്കും ഇപ്പല്ല അപ്പോ അയിന്റെ കുറെ പ്രശ്നോക്കെ ആയിട്ട് ഓളിങ്ങനെ ഭയങ്കര ഇതാകാൻ തുടങ്ങി ഓളെ husband ഇന്റെ ഉമ്മ

അപ്പോ അന്ന് ഇപ്പൊ first കല്യാണം കഴിച്ച് പോവാൻ പറഞ്ഞ എല്ലാരും ഇപ്പൊ ഓളോട് ചോദിക്കുന്നു അത് complete ചെയ്തുടെനൂന്ന് ആ complete ചെയ്തിനെൽ നല്ലത് അതെന്നെ അവിടെ തന്നെ ഇപ്പോ ഓൾ എല്ലാർക്കും പറഞ്ഞതാണ് പക്ഷേ എന്തായി ഓർ എല്ലാരും കൂടി കൂടി അവളെ കല്യാണം കഴിയ്പ്പിച്ചു പക്ഷേ ഇപ്പോ അത് ആകെ ഓക്ക് താറുമാറായപ്പോ എല്ലാരും ഓളെ മേത്തന്നെ കുറ്റം ഓൾ കുറെ എവിടേക്കും പോകാനില്ല ഒരു job ഉണ്ടെങ്കിൽ നമ്മുക്കൊരു job എന്ന് പറഞ്ഞെങ്കിലും പോവാം ഇത് വീട്ട്കാർ നാട്ടാർ ഒക്കെ വന്നിട്ട് ആക്കെ ഓൾ ഭയങ്കര ഡിസ് depression ൽ ആയിപോയെന്നു എന്നാലും plus two ഓൾ പറയല്ലല്ലേ ഉം last ഇപ്പൊ ഓൾ പിന്നെയും പഠിക്കാൻ പോവുന്നുണ്ട് അതാണ് education ഇല്ലാതെ നമ്മൾ എന്ത് എടുത്തിട്ട് കാര്യം ചെയ്തിട്ടും കാര്യയില്ല നമ്മക്ക് നാളെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആരും ഉണ്ടാവില്ല അതെന്നെ അത് complete ചെയ്തിനെങ്ങിൽ ഏതെങ്കിലും ഉണ്ട് ഉം നീ ആലോചിച്ച് നോക്ക് എത്ര പെൺകുട്ടികളെ ഇങ്ങനെ വീട്ടുകാരെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് എന്തെങ്കിലും issue വരുമ്പോൾ ഓടി പോയാൽ സഹിച്ച്‌ നിക്കാൻ പറയും എന്നിട്ട് suicide ചെയ്യാ ഇപ്പോ അങ്ങനെ ഉണ്ടല്ലോ കുറെ securities കുറെയായിട്ട് അങ്ങനൊക്കെയായിട്ട് കുറെ വേഗം കിട്ടുഅല്ലെ

ഉം എന്തായാലും degree എടുക്കണം degree എടുത്തിട്ട് നമ്മുക്ക് എന്തെകിലും course ചെയ്തിട്ട് പഠിക്കാംഅതാ നല്ലത് അതാകുമ്പോ degree കഴിഞ്ഞാൽ നമ്മുക്ക് എന്തെല് field നമ്മുക്കങ്ങനെ പോവാലോ ഉം സത്യാണ് എന്തായാലും പഠിപ്പും നിർത്താൻ നിക്കണ്ട ഉം പഠിപ്പ് ഒക്കെ ഇങ്ങനെ പോവണം ഉം ഇൻറെ വീട്ടിൽ അങ്ങത്തെ പ്രശ്നമില്ലട്ടോ

എൻെറ വീട്ടിൽ support ഉണ്ടെങ്കിലും ഒരു അവസ്ഥയാണ് എൻെറ വീട്ടിൽ പ്രശ്നോന്നുമില്ല എന്നാലും family കുടുംബക്കാർ കുറച്ച് പ്രശ്നമാണ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോ വീട്ടില് എൻെറ ഉപ്പ എനിക്ക് രണ്ടാംകെട്ടിൽ അപ്പോ എൻെറ ഉപ്പ വേറെ എന്തായാലും പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് അങ്ങനെ ഇപ്പൊ എനിക്കെന്നെ twenty ആയില്ലേ അപ്പോഴും എൻെറ ഉപ്പ പറഞ്ഞതാ പേടിച്ചോട്ടെ പഠിക്കണത് ഒരിക്കലും വെറുതെ ആവില്ല കല്യാണം കഴിച്ച് എപ്പോ വേണെങ്കിലും പോവാം അതെന്നെ പഠിക്കുന്നത് നമ്മുക്ക് പിന്നെയും ഉപകാരപ്പെടും എപ്പോ ആയാലും കല്യാണമൊക്കെ പിന്നെ കഴിക്കാലോ എൻെറ ഉപ്പ എപ്പോഴും എൻെറ അനിയത്തിമാർക്ക് പറഞ്ഞുകൊടുക്കും കുറെ parents നെ കണ്ടേനേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഓര് ബാധ്യത എടുത്ത് ഓരങ്ങനെ അല്ല ഓർക്കൊരു സമാധാനം കിട്ടുമെങ്കിൽ ഓര് ഓരേ കാര്യങ്ങള് തീർക്കും ഓര് ഏർ കാര്യേല്ലാം കഴിഞ്ഞാൽ ആരാന്നോക്കെ ചോദിച്ചിട്ട് പക്ഷേ എൻെറ ഉപ്പ നമ്മളോടായാലും എൻെറ ഉമ്മയായാലും എപ്പോഴും അമ്മലായപോലെ ഒരിക്കലും ഇങ്ങളാവരുതെന്ന പറയാ അതെ ഓരേ അവസ്ഥ വരരുത് വിചാരിച്ചിട്ടിട്ടാണ് നമ്മളെ parents എങ്കിലും നമ്മളെ ഇപ്പോ support ചെയ്യുന്നത് education ൽ ഒരു value എന്താണെന്ന് value means അപ്പോ അൻറെ ഉമ്മ എപ്പോഴും പറയും ഏർ നമ്മളെ പഠിപ്പി പഠിപ്പിക്കാൻ ആരും ഇല്ലെന്നു support ആയിട്ട് പക്ഷേ നിങ്ങക്ക് support ആയിട്ട് നമ്മളിണ്ട് അപ്പോ നിങ്ങളാ ഒരു അവസരം എന്തായാലും മുതലാക്കാൻ ശ്രമിക്കണം കാരണം നമ്മൾ പഠിക്കണം നന്നായിട്ട് പഠിച്ചാലേ ഉള്ളു ഓർക്കാ ഒരു സന്തോഷാ അല്ലെ സമയത് ആ ഓരിക്ക് ആക്കിയത് നമ്മൾക്ക് വാങ്ങി തരണെന്നുള്ളത് ആ ഒരാഒരിത് അങ്ങനെ പറയങ്ങനെ എന്തായാലും പഠിക്കണം അങ്ങൻതൊരിതിലാ പോവുന്നെ ഉം ഇന്നത്തെ എന്തൊക്കെയാ പിന്നെന്തൊക്കെയാ എല്ലാരെ വിളിക്കൊലോക്കെ അല്ലെ പിന്നെന്താ ചെയ്യൽ അല്ലെ

അൻക്ക് ആ ലോഡ് എന്താ

അതിന് ശേഷം കല്യാണം കഴിക്കുമെങ്കിൽ ഇപ്പോ എന്ത് പ്രശ്നുണ്ടായാലും നമ്മക്ക് ഒറ്റയ്ക്ക് face ചെയ്യാൻ പറ്റും എല്ലാ നമ്മളിപ്പോ ഏർ ജീവിച്ചോണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് നമ്മുക്ക് എന്തായാലും discussion വേണം കാരണം നമ്മളിപ്പോ ഒരാളെ കല്യാണം കഴിച്ചാല് ഇന്നത്തെ എന്താ പറയാ അവിടെ ജീവിക്കണെങ്കിൽ

ആ അതാണ് നമ്മള് ഒരു വീട്ടിൽ ഇപ്പൊ രണ്ടാൾ ഇപ്പോ ജോലി ചെയ്യുന്നെങ്കിൽ അതിന് അതിൻറെതായ ഒരു ആ അത്യാവശ്യം നന്നായിട്ട് അൻക്ക് പോവുയായിരുന്നല്ലേ ഒരാൾ മാത്രായിട്ട് ഭയങ്കര stress ആയിപ്പോവും ആ stress കുറയും നമ്മുക്ക് save ചെയ്തു വെക്കാം അങ്ങനെ ഒരുപാട് ഇതുണ്ട് സത്യാണ് ഇന്നത്തെ അങ്ങൻത്തെ പോക്കാ പോണെ സാധനത്തിന്റെ കാര്യത്തിനൊക്കെ നല്ല വില